LibreOfficeMathനെക്കുറിച്ചുള്ള ശബ്ദ ട്യൂട്ടോറിയലിലേയ്ക്ക് സ്വാഗതം
ഈ ട്യൂട്ടോറിയലില് നിങ്ങള് പഠിക്കുന്നത് ആല്ഫാ ബീറ്റാ തീറ്റ കൂടാതെ പൈ മുതലായ ഗ്രീക്ക് അക്ഷരങ്ങള് ഉപയോഗിക്കാന് ഒരു ക്വാദ്രാറ്റിക് ഇക്വേഷനില് എഴുതാനുള്ള ഘട്ടങ്ങളില് ബ്രാക്കറ്റുകള് പരിഹാരത്തിനായി എഴുതാന് മാത്ത് ഉപയോഗിച്ച് ഗ്രീക്ക് അക്ഷരങ്ങള് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് പഠിക്കാം
ഇതിനായി ഉദാഹരണമായി ആദ്യം വ്രൈട്ടർ ഡോക്യുമെന്റ് തുറക്കുക അതായത് അവസാന ട്യൂട്ടോറിയലിന് ഉണ്ടാക്കിയത് എന്നുവെച്ചാല് mathexample1ഓഡ്റ്റ്
നമ്മളെഴുതിയ ഫോര്മുലയിലെ ചാര ബോക്സില് ഡബിള് ക്ലിക്ക് ചെയ്യുക
ഇത്Math ഫോർമുല എഡിറ്റർ ഉം കൂടാതെ എലിമെന്റ്സ് വിൻഡോ യും കൊണ്ടുവരുന്നു
നമുക്ക്Formula എഡിറ്റർ ബോർഡർ ല് ക്ലിക്ക് ചെയ്ത് വലതു ഭാഗത്തിട്ട് അതിനെ ഫ്ലോട്ട് ചെയ്യാം
ഇത് മെച്ചപ്പെട്ട കാഴ്ചയ്ക്കായി വ്രൈട്ടർ വിൻഡോ യെ പരമാവധി വലുതാക്കുന്നു
ഇനി ഗ്രീക്ക് അക്ഷരങ്ങളായ ഉദാഹരണത്തിന് ആല്ഫാ ബീറ്റ തീറ്റ പൈ എന്നിവ സാധാരണ ഗണിതശാസ്ത്ര ഫോര്മുലകളില് ഉള്പ്പെടുന്നതാണെന്ന് കാണാം
പക്ഷെ നമ്മളിവ എലിമെന്റ്സ് വിൻഡോ യില് കണ്ടെത്തുകയില്ല
നമുക്കവ നേരിട്ടെഴുതാം അതിന് പേഴ്സന്റേജ് ചിഹ്നം കഴിഞ്ഞ് പേര് ഇംഗ്ലീഷില് എഴുതിക്കൊണ്ട് സാധിക്കാം
ഉദാഹരണത്തിന് പൈ എഴുതാന് നമ്മള് അനായാസം160pi എന്ന്Formula എഡിറ്റർ റില് ടൈപ്പ് ചെയ്യും
ചെറിയ അക്ഷരത്തില് വല്ലതും എഴുതാന് അക്ഷരം ചെറിയ അക്ഷരത്തില് ടൈപ്പ് ചെയ്യുക
ഉദാഹരണത്തിന് ചെറിയ അക്ഷരത്തില് എഴുതാന്alpha അല്ലെങ്കില്160beta എന്ന തരത്തില് എഴുതുക
വലിയ അക്ഷരത്തിലുള്ള ഒന്നെഴുതാന് അവ വലിയ അക്ഷരത്തില് എഴുതുക
വലിയ അക്ഷരത്തില് ഗാമ എഴുതാന്160GAMMA അല്ലെങ്കില്160THETA എന്ന് ടൈപ്പ് ചെയ്യുക
ഗ്രീക്ക് അക്ഷരങ്ങള് എഴുതാനുള്ള മറ്റൊരു മാര്ഗ്ഗം ടൂള്സ് മെനുവില് നിന്ന് കാറ്റലോഗ് ഉപയോഗിക്കുകയാണ്
ചിഹ്നങ്ങളുടെ കൂട്ടത്തില് നിന്ന് ഗ്രീക്ക് തിരഞ്ഞെടുക്കുക എന്നിട്ട് പട്ടികയിലെ ഗ്രീക്ക് അക്ഷരത്തില് ഡബിള് ക്ലിക്ക് ചെയ്യുക
ഗ്രീക്കിനുള്ള മാര്ക്കപ്പ് ആല്ഫാ എന്നാണെന്നും അവ പട്ടികയില് താഴെ പ്രദര്ശിപ്പിച്ചിരിക്കുമെന്നും ശ്രദ്ധിക്കുക
അങ്ങനെയാണ്നമ്മള് ഗ്രീക്ക് അക്ഷരത്തെ ഒരു ഫോര്മുലയിലേയ്ക്ക് കൊണ്ടുവരിക
മറ്റ് ഗ്രീക്ക് അക്ഷരങ്ങള്ക്കായി മാര്ക്കപ്പ് അറിയാന് ചിഹ്നങ്ങളുടെ കാറ്റലോഗ് കാണുക
നമ്മുടെ ഫോര്മുലയില് ബ്രാക്കറ്റുകള് ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കിനി പഠിക്കാം
മാത്ത് ന് ഒരു ഫോര്മുലയിലെ ഓപ്പറേഷന് ക്രമം അറിയില്ല
ഓപ്പറേഷന് ക്രമം പറയാന് നമുക്കപ്പോള് ബ്രാക്കറ്റുകള് ഉപയോഗിക്കണം
ഉദാഹരണത്തിന് നമ്മളെങ്ങനെയാണ് ഫർസ്റ്റ് അഡ് x ആൻഡ് യ് തെൻ ഡിവൈഡ് 5 ബി തെ റിസൾട്ട് എന്നെഴുതുക
നമുക്ക് 5 ഓവർ x y എന്ന് ടൈപ്പ് ചെയ്യാം
ഇനി നമ്മള് എന്താണ് ശരിക്കും എഴുതേണ്ടത് എന്ന് കാണണ്ടേ
ഇല്ല നമുക്കാദ്യംx ഉംy യും ആദ്യം ചേര്ക്കണം തുടര്ന്ന് x നും y യ്ക്കും വളഞ്ഞ ബ്രാക്കറ്റിട്ടുകൊണ്ട് സാധിക്കും
മാര്ക്കപ്പ് ടൂളുകള് 5 ഓവർ xy ഇൻ കർലി ബ്രാക്കറ്റ്സ് അതിനാല് ഒരു ഫോര്മുലയുടെ ക്രമം നിശ്ചയിക്കാന് ബ്രാക്കറ്റുപയോഗിക്കുമ്പോള് സാധിക്കും
നമുക്ക് മുകളിലുള്ള സേവ് തിരഞ്ഞെടുത്തുകൊണ്ട് ഫൈൽ മെനു ഉപയോഗിച്ച് വര്ക്ക് സേവ് ചെയ്യാം
ഇനി നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ന് ഉത്തരം കണ്ടെത്താനായി ഘട്ടങ്ങളെഴുതാം
നമ്മള്Control Enter അമര്ത്തിക്കൊണ്ട്Writer ഡോക്യുമെന്റ് ന്റെ പ്ഉതിയൊരു പേജിലേയ്ക്ക് പോകും
നമുക്ക് ടൈപ്പ് ചെയ്യാം സോൾവിങ് a ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നിട്ട്Math നെInsertgtObjectgtFormula മേനു ല് വിളിക്കുക ഞാന് ഇതിനോടകം തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എഴുതിക്കഴിഞ്ഞു സമയം ലാഭിക്കാന് ഞാനവ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം
അതിനാല് ഇവിടെ നമ്മള് പരിഹരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ല് x സ്ക്വയർഡ് 7 x 3 0 ഇത് പരിഹരിക്കാന് സ്ക്രീനില് കാണിച്ചിരിക്കുന്നതുപോലെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം ഇവിടെa എന്നത്x സ്ക്വയർഡ് ടെർമ് ന്റെയാണ് b എന്നത്x ടെർമ് ന്റെ അനുബന്ധമാണ് കൂടാതെ c സ്ഥിരമാണ്
കൂടാതെ നമുക്കീ എക്വേഷന് പരിഹരിക്കാന് 1 ന് അ 7 ന് ബ് കൂടാതെ 3 ന് c എന്നിങ്ങനെയുള്ള ഒരു ഫോര്മുലയുണ്ടാക്കി നോക്കാം
അതിനാല് നമ്മള് പരിഹരിക്കാനുദ്ദേശിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ന്റെ മാര്ക്കപ്പ് എഴുതുക
ആദ്യം നമ്മള് മാത്ത് നെInsertgtObjectgtFormula മേനു വില് നിന്ന് വിളിക്കും ഫോർമാറ്റ് എഡിറ്റർ വിൻഡോ യില് നമുക്ക് താഴെക്കണുന്നതുപോലെ മാര്ക്കപ്പ് എഴുതുക x സ്ക്വയർഡ് മൈനസ് 7 x പ്ലസ് 3 0 മെച്ചപ്പെട്ട വായനാക്ഷമതയ്ക്ക് നമുക്ക് പുതിയ വരികള്ക്കിടെ ഒഴിഞ്ഞ വരികള് നല്കാം
എന്റര് അമര്ത്തി ക്വാഡ്രാറ്റിക് ഫോർമുല ടൈപ്പ് ചെയ്യുക Enter അമര്ത്തുക ഒരു സങ്കീര്ണ്ണമായ ഫോര്മുലയെ അതിന്റെ ആന്തരികമായ ഘടകങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഭാഗങ്ങളാക്കി വ്യാഖ്യാനിക്കുന്നത് എപ്പോഴും നല്ലതാണ് കൂടാതെ നമുക്കീ ഘടകങ്ങളെ ചുറ്റിപ്പറ്റി കാര്യങ്ങള് തയ്യാറാക്കുകയും ചെയ്യാം
അതിനാല് നമ്മളാദ്യം അതിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള സ്ക്വയർ റൂട്ട് ഫങ്ഷൻ മനസ്സിലാക്കിക്കൊണ്ട് തുടങ്ങാം മാത്രമല്ല മാര്ക്കപ്പ് എന്നത് സ്ക്വയർ റൂട്ട് ഓഫ് b സ്ക്വയർഡ് 4എസി എന്നത് വളഞ്ഞ ബ്രാക്കറ്റിലുമാണ്
അടുത്തതായി നമ്മള്minus b പ്ലസ് ഓർ മൈനസ് എന്ന് മുകളിലെ എക്സ്പ്രഷനോടൊപ്പം ചേര്ക്കും എന്നുമാത്രമല്ല വളഞ്ഞ ബ്രാക്കറ്റിനകത്ത് ഇടുകയും ചെയ്യും
നമ്മള് മുകളിലെ എക്സ്പ്രഷന് ഒരു ന്യൂമറേറ്ററാക്കുക മറ്റൊരുജോടി വളഞ്ഞ ബ്രാക്കറ്റുകള് ഇട്ടുകൊണ്ടാണ് എക്സ്പ്രഷനിലേയ്ക്ക്over 2അ എന്ന് ചേര്ക്കുക
അവസാനം ആരംഭത്തില് x ഇക്വൽസ് എന്ന് ചേര്ക്കുക
ഇക്വൽ ടോ ചിഹ്നത്തിനു ചുറ്റും രണ്ട് നീണ്ട വിടവുകള് ഉണ്ടാകും
മാത്രമല്ല അതില് ക്വാഡ്രാറ്റിക് ഫോർമുല ഉണ്ട്
ഇങ്ങനെയാണ് ഒരു ഫോര്മുലയെ ഘട്ടം ഘട്ടമായി നമ്മള് പൊളിച്ചെഴുതുക
അടുത്തതായി നമുക്ക് ഫോർമുല എഡിറ്റർ വിൻഡോ യില് ബാക്കി പാഠം ടൈപ്പ് ചെയ്യാം വെയർ a ഐഎസ് തെ കോഫീഷ്യന്റ് ഓഫ് തെ x സ്ക്വയർഡ് ടെർമ് b ഐഎസ് തെ കോഫീഷ്യന്റ് ഓഫ് തെ x ടെർമ് c ഐഎസ് തെ കോൺസ്റ്റന്റ്
എന്നതിനെ തുടര്ന്ന് പുതിയൊരു വരി ഇടുക
തരം ചേര്ക്കുക വെ കാൻ സോൾവ് തെ ഇക്വേഷൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 1 ഫോർ അ 7 ഫോർ ബ് 3 ഫോർ c എന്നതു കഴിഞ്ഞ് പുതിയ രണ്ട് വരികള് ഇടുക
പകരം വെയ്ക്കലിനുശേഷമുള്ള മാര്ക്കപ്പ് സ്ക്രീനില് കാണിച്ചിരിക്കുന്നു അതിനാല് ഇക്വേഷനില് നമ്മള് പാരാന്തസിസുകളുപയോഗിച്ച് അക്കങ്ങള്ക്ക് പകരംവെച്ചിരിക്കുന്നു
ശരി നിങ്ങള്ക്കുള്ള ജോലി ഇതാ മുകളിലുള്ളquadratic equationപരിഹരിച്ചുകൊണ്ട് ബാക്കി ഘട്ടങ്ങള് പൂര്ത്തിയാക്കുക രണ്ട് ഫലങ്ങളും വേറെ കാണിക്കുക
അലൈന്മെന്റുകളും സ്പേസിങ്ങുകളും മാറ്റിക്കൊണ്ട് ഫോര്മാറ്റ് ചെയ്യുക
നീണ്ട വിടവുകളും പുതിയ വരികളും ആവശ്യമായിടത്തെല്ലാം നല്കുക
താഴെക്കാണുന്ന ഫോര്മുല എഴുതുക പി ഐഎസ് സിമിലാർ ഓർ ഇക്വൽ ടോ 314159 ഇതോടെLibreOffice Mathല് ഗ്രീക്ക് അക്ഷരങ്ങളും ബ്രാക്കറ്റുകളും എക്വേഷനുകളും ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്നതു സംബന്ധിച്ച ട്യൂട്ടോറിയല് അവസാനിച്ചു
ചുരുക്കത്തില് നമ്മള് താഴെക്കാണുന്ന ശീര്ഷകങ്ങള് പഠിച്ചു ആല്ഫാ ബീറ്റ തീറ്റ പൈ എന്നീ ഗ്രീക്ക് അക്ഷരങ്ങള് ഉപയോഗിക്കാന് ഒരുQuadratic Equationപരിഹരിക്കാന് ബ്രാക്കറ്റ് ഉപയോഗിക്കേണ്ടത് എങ്ങനെ
തൽക്ക് ടോ a ടീച്ചർ പ്രൊജക്ട് ന്റെ ഭാഗമാണ് ശബ്ദ ട്യൂട്ടോറിയൽ പ്രൊജക്ട് നേഷണൽ മിഷൻ ഓൺ എഡ്യൂകേഷൻ ത്രോഗ് ictമെഹർദ് ഇന്ത്യന് സര്ക്കാരാണ് ഇതിനാവശ്യമായ പിന്തുണ നല്കുന്നത്
ഈ പ്രൊജക്റ്റ് സംഘടിപ്പിച്ചത് httpspoken tutorialorg
ഇതിനെക്കുറിച്ചുള്ള കൂടുതല് വിവരങ്ങള് താഴെക്കാണുന്ന ലിങ്കില് ലഭ്യമാണ് httpspoken tutorialorgNMEICT Intro
ഈ സ്ക്രിപ്റ്റ് സംഭാവന ചെയ്തത് അനൂപ്എംആര് ആണ്
നന്ദി പിന്നെ കാണാം